പൈസ കൊടുക്കാതെ കിട്ടുന്നതാണ് വിദ്യാഭ്യാസം. ഇന്നത്തെ school കൾ കൂടിക്കൂടി വരുന്നുണ്ട്. അതും admission വേണം. admission fees ഇത്രയാ അത്രയാന്നൊക്കെ. english medium ഒക്കെ വളർന്നു വരുന്നുണ്ട്, അത് ശരിയാ അത് പൈസ കൊടുത്താൽ മാത്രം അതാണ്‌ വിദ്യാഭ്യാസം ഒക്കെ ഒരു കച്ചോടാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല, കച്ചവടമാണ് ശരിക്കും വിദ്യാഭ്യാസം. പക്ഷേ ഇപ്പോ ഈ, ഇപ്പോ നമ്മുടെ ഈ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും population ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു കച്ചവടം ആയി മാറും. ഇപ്പൊ വിദ്യാഭ്യാസം മാത്രമല്ല എല്ലാം ഒരു കച്ചവടമാണ്. ഇപ്പൊ മറ്റേ മതം മതം ഒക്കെ ഒരു കച്ചവടം ആകുന്നതായി എന്‍ടെ ഒരു അഭിപ്രായം. business ആണ് മൊത്തം.

ശരിയാ നമ്മൾ ഒരു video കണ്ടിട്ട് ഉണ്ടായിരുന്നില്ലേ? പാവപ്പെട്ടവന്‍ടെ പത്തു രൂപയും കൃഷ്ണൻ അഹ് എന്താ അമ്പലത്തില്, നൂറു രൂപയോ ആ പാവപ്പെട്ട ആയാൽ ചോദിക്കുന്നുണ്ട്, എന്നെക്കാൾ ദരിദ്രരാണോ ദൈവമേ നീ ഞാനറിഞ്ഞില്ല. ദൈവത്തിന്

ദൈവത്തിന് എന്തിനാണ് ഈ പൈസ. അതെല്ലാവർക്കും മുക്കാനും എടുക്കാനും ഉള്ളതാണ് ഒക്കെ. ഓരോരുത്തരു സ്വർണ്ണം കൊണ്ട് അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു. എന്നാൽ പാവപ്പെട്ടവർ വീടില്ലാത്തവരും, തെരുവിലിറങ്ങുന്നവരും, ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് ആയിരിക്കും ചെലപ്പൊ നിനക്കൊക്കെ ഇന്നത്തെ കാലത്ത് പൈസ ആണ് ഏറ്റവും വലുത്. പൈസ കഴിഞ്ഞിട്ടേ ബന്ധങ്ങൾ അടക്കം. അതിനോട് തന്‍ടെ അത് അങ്ങനത്തെ അഹ് ബന്ധങ്ങൾക്ക് പൈസക്ക് വേണ്ടി ബന്ധങ്ങളൊന്നും നോക്കാതെ, കൊല്ലലും, അടിയും ഇടിയും നടക്കുന്ന വാര്‍ത്ത എന്താ കാണാറില്ലേ.

അയ്യോ, എനിക്ക് പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബന്ധങ്ങൾ ആണ് വലുത്.

പക്ഷേ എന്‍ടെ concept എന്നു പറയുന്നത് നല്ല ബന്ധങ്ങള്‍ കിട്ടണങ്ങില്‍ പൈസ കയ്യിൽ വേണം. അതും ശരിയാണ് നല്ല ബന്ധം, കാശ് ഉണ്ടെങ്കിൽ ആര് വെണച്ചാലും എപ്പോ വിളിച്ചാലും വരും. എന്ത് വിളിച്ചാലും വരും. കാലിനടിയിൽ ആരും തയ്യാറാവും ചെയ്യും. അതാണ്, പണത്തിനു മീതെ പരുന്തും അത് അങ്ങനത്തന്ന്യാ എല്ലാവർക്കും കാശ് വേണം കാശുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ഭയങ്കര വിലയ. every dog has a day അല്ല, തന്‍ടെ ഭാവി പരിപാടി എന്താ? ഭാവി പരിപാടി എന്താ. കാശ് ഉണ്ടാക്കണം കാശ് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാൻ പോണം, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോണം. പിന്ന എന്താ നല്ലൊരു കല്യാണം. കഴിക്കേണം നല്ലൊരു കല്യാണം എന്നു പറഞ്ഞ ഇഷ്ട്ടപെടുന്ന ആളെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ, ജാതി, മതം, പണം, പദവി ഇതൊന്നും നോക്കാതെ എന്നെ ഇഷ്ട്ടപെടാൻ തനിക്ക് lover ഒക്കെ ഉണ്ടോ അതിന്

നോക്കാൻ എന്ത് ഇത്, കല്യാണ ആലോചനെ. കല്യാണാലോചന നമ്മൾ എന്ത് തീരുമാനിക്കാന്ന്ച്ചാലും, ആലോചിച്ചിട്ട് വേണല്ലോ എടുക്കാനെയിട്ട്. ഇത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒന്നുമല്ലല്ലോ. lifelong ഉള്ളതല്ലേ? ഭാവി പ മറ്റേ പുരുഷനും പറ്റിയിട്ടുള്ള അഹ്

സ്‌ത്രീ സങ്കല്പം എന്നു പറയുമ്പോ, എന്‍ടെ സങ്കല്പം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് വിദ്യാഭ്യാസം, കുറച്ച് ലോക വിവരം പിന്നെ മനുഷ്യന്മാരോട് പെരുമാന്‍ പെരുമാറാൻ കുറച്ച് കഴിവ്, അതുപോലെ കാ നാലാള് കാണുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയണം അത്രമതി

എനിക്ക് ആ വിദ്യാഭ്യാസം വേണം. പിന്നെ എന്താ കാണാൻ കുഴപ്പമില്ലാതെ, പെരുമാറാൻ അറിയുന്നേ ഈ പറഞ്ഞപോലെ തന്നെ പെരുമാറാൻ അറിയുന്ന, പിന്നെ ജാതിയോ മതമോ അതൊന്നും പ്രശ്നം അല്ലാത്തെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ല. ജാതി മതം മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, നല്ലതാ കുട്ടി. എനിക്ക് ഏതു മതം ആയാലും കുഴപ്പമില്ല. അതെന്താ corona കാരണമാണോ മതത്തി മതത്തിനെ ഇപ്പോഴത്തെ ഒരു മതെതാ? ജാതി ഏതാണ് ചോദിച്ച എന്താ തൊടിലേക്ക് നോക്കി ജാതിമരം ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ. എല്ലാവരും മനുഷ്യരായ പോരേ. അതേപോലെതന്നെ ഇപ്പോൾ ഏത് hindu, muslim, Christian ആ ഏതെന്നായാലും ഒരു വിരല് മുറിചോക്യാ വരുന്ന blood ന്‍ടെ color ചുവപ്പ് തന്നെയായിരിക്കും. തനിക്ക് രാഷ്ട്രീയപാ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാ ഇന്നത്തെ രാഷ്ട്രീയ party കൾ ഒക്കെ കൊല്ലാനും കൊടുക്കാനും മടിക്കാത്തവരാണ്. പണ്ടത്തെ സ്നേഹിക്കാൻ എന്തിന് ഇന്ന് എല്ലാം കൊല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അടി പിടി.

നീയെങ്ങനെ ഈ ജാതി, മതം അയിലൊക്കേ വിശ്വസിക്കുന്ന ആളാണോ? വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. വിശ്വാസമില്ലെ എന്ന് ചോദിച്ചാൽ വിശ്വാസമില്ല അങ്ങനെ ഒരു concept ആണ്. പക്ഷേ, മതം ഉണ്ടെങ്കിൽ മതഭ്രാന്ത് ഇല്ല, അങ്ങനെ ഒരാളാണ് ഞാൻ. okay അങ്ങനെ ഉം പിന്നെ,

ഇവിടെ മഴ കമ്മിയാ. ഞാൻ ചൂട് എടുത്തിട്ട് ഇതാ പുറത്തിറങ്ങി നിൽക്കുന്നു. നിനക്ക് ഉറക്കം ഒന്നും ഇല്ലേ? ഞാനിങ്ങനെ ആരോടെങ്കിലും വിളിച്ച് സമയം കളയും.

പകലോ

എനിക്കെന്താ ഇനി work ഉണ്ട്, work, work ചെയ്യണം. പിന്നെന്താ പകലു കിടന്നുറങ്ങും

medical, medical scribing

ഞാൻ അതായിരുന്നു പഠിച്ചത്. പക്ഷെ work ചെയ്യുന്ന order ഓ ഈ nurse മാര്‍ടെ ഒപ്പം assistants salary ഒക്കെ ഒരുപാട് ഉണ്ടോ? പുറത്തൊക്കെ പോയാൽ നല്ലതാണ് ഓ, IT മേഖലയത്?

IT മേഖലയാണ് പക്ഷെ എന്താ patient ന്റെ വന്നതിന്റെ ഇങ്ങനെ ചീട്ട് എഴുതി വെക്കണത്തിന്റെ. ഇപ്പ അതൊന്നുമില്ല, technology അപ്പോ മേഖലയിലും അത് വളർന്നല്ലോ അതുപോലെതന്നെ ഇതിന്, health ന്റെ അപ്പ അങ്ങനെ കാരണം medical ഇന്ന് പറയുമ്പോൾ ഒരു doctor റും patient റ്റും തമ്മിലുള്ള സംഭാഷണം, അത് നമ്മൾ കേൾക്കുന്നു audio ആയിട്ട് കേട്ടിട്ട്, നമ്മൾ type ചെയ്തിട്ട് അങ്ങോട്ട്, അതായത് ഒരു patient ന്റെ document അത് തയ്യാറാക്കുന്നത്. അതുപോലെ അതിനെ പറ്റിയിട്ട് full ഉം document ചെയ്തിട്ട് നമ്മൾ അയച്ചുകൊടുക്കും. ഇത് ഇത് അത്യാവശ്യം എല്ലാകാലത്തും അതെ. doctor മാരും രോഗികളും ഉള്ളോടത്തോളം കാലം ഉണ്ടാവാം ഈ ജോലിയും. ഈ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് ഓരോദിവസം വരുമ്പോഴും ഇത് കൂടുക എന്ന ഇതിന്റെ സാധ്യത, കൂടുക എന്നതല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഓ അങ്ങനെയാണല്ലേ. അല്ല ബാക്കി, ഇപ്പോ നീ work ചെയ്യുന്ന ആണെന്നല്ലേ പറഞ്ഞേ. എവിടെയാണ് work ചെയ്യുന്നേ?

പുറത്ത് പോയിട്ട് കുറച്ച് കാശ് സമ്പാദിച്ചാലെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുക എന്നതാണ് എന്റെ ഒരു plan എത്രാം വയസിലാ കല്യാണം?

ഇരുപത്തി അഞ്ച് കുറച്ചു കുറവല്ലേ? കുറവാണോ? കൂട്ടണോ, ഇരുപത്തിആറ് അപ്പ ആക്കണോ. ഒരു ഇരുപത്തിയെട്ടു ആക്കിയൊരു, അത്രയൊന്നും പോകാൻ പറ്റൂല. എനിക്ക് അപ്പോ എന്താ ഒരേ age, same age ലുള്ള ചെക്കനെ കല്യാണം കഴിക്കാൻ പറ്റില്ല

പക്ഷേ ഞാൻ ഒന്നും

അത് എവിടുന്നാ കണ്ടുപിടിച്ചേ അത് ഞങ്ങളുടെ ഒപ്പം work ചെയ്തിരുന്ന എവിടെവെച്ച്ട്ടാ കണ്ണൂര് കണ്ണൂരോ ചെക്കന് എന്താ അവിടെ പണി?

അല്ലാ അല്ലാ അല്ലാ അവന് അഹ് seetharam restaurant ഉണ്ട് സ്നേഹതീരം beach ന്റെ അവിടെ ആയിട്ട്, അതില് work ചെയ്യുവാ

എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു

എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്നാ, ശരി എല്ലാവരോടും അന്വേഷണമൊക്കെ പറയ്.

നീ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചിട്ടില്ല, കിടക്കാൻ പോവാ

എപ്പോഴാ, ഇനി എപ്പോഴാ ഉറങ്ങുക? അതോ ഇനി phone ൽ കളിക്കൽ ആണ്?

പിന്നല്ല

എന്നിട്ട് എന്നാ കല്യാണം ഉണ്ടാവാ?

ഈ ജാതിയിൽ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇതു കൊണ്ടാണോ? ആ അതെ

ഉം നല്ല combination ആണല്ലേ. നടക്കുവാണെങ്കിൽ പറയടോ, ആടോ വിളിക്കണ്ട് എന്തായാലും. എനിക്ക് തോന്നണ്

ഉം അതേതായാലും ഉറപ്പല്ലേ നടക്കൂല അപ്പ ഒളിച്ചോടിക്കോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടേ നോക്കട്ടെ ഏത് വരെ എത്തുംന്നു, എന്തായാലും time ഉണ്ടല്ലോ

പേരാ അത്‌ പറയൂല

ഓ പിന്നെ നീ അറിയുന്ന വിചാരിച്ചിട്ടല്ല പറയാത്തെ, അതൊന്നും പറയാൻ പറ്റത്തില്ല. personal ഭയങ്കര ദുൽഖർ സൽമാന, ഓ

ചെക്കന്റെ വീടെവിടെയാ? വീട് ഇവിടെത്തന്നെയാ, നാട്ടിലെന്നെയാ

thank you thank you അനക്ക് വെല്ല lover ഉം ഉണ്ടോ, സത്യം പറഞ്ഞോ ഞാന്

അഹ് ഞാൻ കോഴി അല്ല എല്ലാവരും എന്റെ പിന്നാലെ വരുള്ളൂ ഞാൻ അങ്ങനെ ആർക്കും വളഞ്ഞു കൊടുക്കാറില്ല sigma boy ആണ് sigma boy, ഓ കല്യാണം കഴിക്കാൻ ഒന്നും plan ഇല്ലേ അപ്പൊ sigma boy ക്ക് കല്യാണം കഴിക്കാൻ ഓ ഇപ്പോൾ നിലവിൽ plan ഒന്നുമില്ല. ചെലപ്പോ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അപ്പൊ plan ഒക്കെ വന്നു തുടങ്ങും. ഒപ്പം പഠിക്കണ work ചെയ്യണം പഠിക്കണ ചെക്കൻമാരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ് ഇപ്പോ ചിലപ്പോൾ തോന്നിയാലോ, work ചെയ്യുന്ന അടുത്തെ അങ്ങനെ വെല്ല കുട്ടികളും ഉണ്ടോ, പഠിക്കണോടത്തെ പഠിക്കണോടതത് ആകെ നാല് കുട്ടികളുണ്ട്, അവരെ എന്നെക്കാളും മൂത്തതാ

age ഉള്ളവരാലെ അതെ അങ്ങനെയൊക്കെ ആണ് അല്ല, എന്തായാലും ഇപ്പ അടുത്ത് കല്യാണം ഉണ്ടാ തന്റെ, ആ ഇല്ലാ വീട്ടിൽ current year അഹ് ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാകുള്ളൂ

ഉറപ്പായിട്ടും നേരാവണ്ണം നടക്കാൻ ചോദിക്യാ നീ ഒളിച്ചോടാൻ

എന്തായാലും നടക്കട്ടെ

നേരവണ്ണം നടക്കാൺചാ ബിരിയാണിയും സദ്യയൊക്കെ ഉണ്ടാക്ക

അത് വന്നിട്ട് വല്ല ചെലവും മേടിച്ചു തന്നാ പോരെ അഹ് ചെലവ് വേണ്ട, account ലോട്ടു പൈസ അതു പോരേ, എല്ലാവരെയും ഉത്സവത്തിന് വിളിച്ചിട്ട് ഞാൻ എന്ന ശരിടോ എനിക്ക് കുറച്ചു പരിപാടിയുണ്ട് വിളിക്കണ്ട്

ആ പറ

ഞാൻ ദാ പൊർത്താണ് പൊറത്ത് പർണ്ണാ നാട്ടിലില്ലെ നാട്ടിലില്ല ഞാൻ tour എയ്യാ

നമ്മളെയൊന്നും വിളിക്കരുത് ട്ടോ tour ഒക്കെ പോവുമ്പോ

അത് family tour പോയതാ

എങ്ങ എങ്ങനെയാ പോണ് എങ്ങനെ പോയെ

ആ bus ലാ പോയെ tourist bus ഇല്ലേ bus നോ ആ അല്ല എത്ര ദിവസത്തെ trip ആ രണ്ടീസം

ആഹ് അതീവരടുത് പറഞ്ഞാണ് വേറെ എടുക്കേലും പോവാൻ ഏർ മൈസൂര് പോവ്വ പറഞ്ഞിട്ട് അല്ല പിന്നെ നമ്മളടുത്ത്ള്ള സ്ഥലംന്ന് പറഞ്ഞാ അതെന്നെ ഉള്ളു അത് ഊട്ടി എല്ലാരും അങ്ങട് എന്നെ പോവുന്ന് തിരക്ക്ണ്ട്റാ അവിടെ തെരക്ക് ആ അത്യാവശ്യം ഇപ്പൊ full family tour ആണല്ലോ ആ അനക്ക് നമ്മളന്നു പണ്ട് trip പോയത് ഓർമ്മയുണ്ടോ കാഞ്ഞിരപള്ളിക്ക്